സുനാമി എന്ന് പറയുന്നത് ഇത് ഏർ സുനാമി കാരണം തീര ഏർ സുനാമി വന്നിട്ടുണ്ടെകില് ആ തീരപ്രദേശത്തുള്ള ഒരുപാട് ആളുകൾക് നാശനഷ്ടം സംഭവിക്കും പ്രധാനമായിട്ടും തീരപ്രദേശത്തെ താമസിക്കുന്ന ആളുകളുടെ വീടും മറ്റും ഒക്കെ വെള്ളത്തിലേക് ഒലിച്ച് പോകാനും അതുപോലെ അവർക്ക് അവരെ നിത്യജീവിതത്തിനു വേണ്ടിയിട്ട് ഏർ മീൻ പിടുത്തതിന് ഒക്കെ പോകുന്ന ആളുകളായിരിക്കും അതോണ്ടന്നെ അവർക്ക് അങ്ങനെ ഉള്ളൊരു അവസ്ഥ ഏർ വലിയ രീതിയില് അവരുടെ ജീവന് നഷ്ട്ടം ഉണ്ടാക്കും അതുപോലെ അവരുടെ ഏർ നിത്യ ജീവിതത്തിലൊക്കെ അത് വലിയ രീതിയില് ബാധിക്കുന്ന ഒന്നാണ് സുനാമി പ്രധാനയിട്ടും വീടും മറ്റും ഒക്കെ നശിച് കഴിഞ്ഞ നമുക്ക് അറിയാമല്ലോ എത്ര മാത്രം വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നുള്ളത് അതോണ്ട് തന്നെ തീരപ്രദേശത്തെ ആളുകൾക്ക് ഇത് വളരെ വലിയ രീതിയില് ഒരു ബുദ്ധിമുട്ട് ഉള്ള കാര്യാണ് സുനാമി ഒക്കെ വന്നു കഴിഞ്ഞാല് മ്മ് ഇത് സുനാമി കൂടാതെ വെള്ള പൊക്കത്തിനും കാരണാകും പ്രദേശവാസികൾക്ക് മാത്രമാകണെന്നില്ല ചിലപ്പോ മറ്റുള്ള പ്രദേശത്തെ ആളുകൾക്കു ഇത് വെള്ളപൊക്കൊക്കെ വന്നുകഴിഞ്ഞാൽ അത് വലിയ രീതിയില് നാശനഷ്ടങ്ങളും മറ്റും ഒക്കെ ഉണ്ടാക്കുന്നതാണ് പിന്നെ മറ്റൊരു പ്രക്രിയ ആണ് കാട്ടു തീ അത് പ്രധാനമായിട്ടും നമ്മുടെ ര ഇന്ത്യ പോലുള്ള രാജ്യത്ത് കാണപ്പെടുന്നില്ല എന്നിൽ കാണപ്പെടുന്നില്ല എന്നല്ല പ്രധാനമായും താരതമ്മ്യേന കൊറവാണ് കാണപ്പെടുന്നത് ഏർ കാട്ടുതീ ചില സാഹചര്യത്തിൽ ഒരുപാട് കൂടിയ സാഹചര്യങ്ങളിൽ ഒക്കെ മനുഷ്യര് തന്നെ ചെയ്യുന്നതാണ് അതായത് മനുഷ്യന്റെ അശ്രദ്ധ മൂലം just ഒരു എവിടെ എങ്കിലും ഒരു തീക്കൊള്ളി വീണാമതി അത് പാറി പെട്ടന്ന് തന്നെ കാട്ടുതീ ഒക്കെ ആകാൻ വളരെ സാധ്യത കൂടുതൽ ഉണ്ട് എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഉള്ളു മനുഷ്യന്റെ അശ്രദ്ധ മൂലം ചിലതെന്ന് പറഞ്ഞാല് നല്ല കടുത്ത വരൾച്ച ഉള്ള സമയത്തൊക്കെ ഒരുപാട് വരണ്ട നിക്കുന്ന സമയത് ഒക്കെ സ്വമേധ ഈ വെയിലിന്റെ ചൂട് കാരണം ക ഏർ വെയിലിന്റെ ചൂടുകാരണം കത്തി സ്വയം ഒരു കാട്ടു തീ ഉണ്ടാകുന്ന ഒരവസ്ഥക്ക് കാരണമാകുന്ന ഒന്നാണ്

അളവിൽ കൂടുതൽ ആയാലും ആപത്താണ് അതുപോലെ കുറഞ്ഞാലും ആപത്താണ്. ആവിശ്യത്തിന് മഴ ലഭിച്ചില്ലെങ്കിലും അത് ഏർ വലിയ രീതിയിൽ ആപത്ത് തന്നെയാണ് ഇതിപ്പോ വെള്ളപ്പൊക്കത്തിന് കാരണം എന്ന് പറഞ്ഞാല് അളവിൽ കൂടുതൽ മഴ ലഭിക്കുകയും അതിൽ കൂടുതലായിട്ട് ഏർ വലിയ നദി തടാകം പോലെയുള്ളവ ഒക്കെ കവിഞ്ഞൊഴുകാനും നമ്മള് കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്ന ഡാമുകള് പോലുള്ളതൊക്കെ ഉയരാനും ഒക്കെ കാരണമാകും വെള്ളം മഴ അങ്ങനത്തെ മഴൊക്കെ ലഭിച് കഴിഞ്ഞാല് അങ്ങനെ ഉള്ള സാഹചര്യങ്ങളിൽ കവിഞ്ഞൊഴു നദി ഒക്കെ കവിഞ്ഞൊഴുകിക്കഴിഞ്ഞാല് അത് വെള്ളപ്പൊക്കത്തിന് കാരണമാകും ഡാമുകളൊക്കെ ഉയർന്നു കഴിഞ്ഞാല് നമുക്ക് ജലം തുറന്നു വിടേണ്ട ഒരവസ്ഥ ഉണ്ടാകും അത് പ്രദേശവാസികൾക്കൊക്കെ എല്ലാം ബുദ്ധിമുട്ടാണ് ഏർ വെള്ളപ്പൊക്കത്തിന് വെള്ളപൊക്കം കാരണാണ് ഏറ്റവും കൂടുതല് പകർച്ചവ്യാധികൾ വരാനുള്ള സാധ്യത അതായത് ഏർ വെള്ളത്തിലൂടെ ഒക്കെ ഒരുപാട് രോഗങ്ങൾ പകരുന്നുണ്ട് മാത്രല്ല ഏർ വെള്ളപൊക്കം കൂടുതലായിട്ടുള്ള പ്രദേശങ്ങളിൽ ഒക്കെ പകർച്ച വ്യാധികളൊക്കെ പെട്ടന്ന് തന്നെ പകരുന്നതിനു ഒരു കാരണാണ് പ്രധാനായിട്ടും പ്രധാനമായും പകർച്ച വ്യാധികൾവരുന്നതിന് കാരണം വെള്ളം തന്നെ ആണ് അതോണ്ട് തന്നെ അതിനൊക്കെ ശ്രദ്ധിക്കുക നമ്മള് ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ തന്നെ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 നമ്മൾ എന്നല്ല അശ്രദ്ധമൂലം മനുഷ്യരുടെ അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന ഒരു പരിധിവരെ ഉള്ളു എങ്കിലും ഏർ minimum നമ്മൾ അതിൽ നിന്നെല്ലാം ഏർ കൊറച്ചു ശ്രദ്ധപുലർത്താനും അതിൽ നിന്നെല്ലാം careful ആയിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക

ഞാൻ ഇനി സംസാരിക്കാൻ പോകുന്നത് മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ചാണ്. ഇന്ത്യയി ഏറ്റവും അധികം കാലം ഭരിച്ച മുസ്ലീം രാജാക്കന്മാരുടെ സാമ്രാജ്യമാണ് മുഗൾ സാമ്രാജ്യം. പിതൃത്വം വഴി മദ്ധ്യേഷ്യൻ ഭരണാധികാരി തിമൂറിന്‍ടെ പിൻ‌ഗാമികളും മാതൃത്വം വഴി മംഗോൾ നേതാവായ ജെംഗിസ് ഖാന്‍ടെ പാരമ്പര്യം ഉള്ളവരുമാണ്‌ മുഗളർ. ആദ്യമായി ഇന്ത്യയിൽ അവരുടെ സാമ്രാജ്യം സൃഷ്ടിച്ചത് ബാബർ ആണ്. ഇന്ത്യ, പാകിസ്താൻ, അഫ്ഗാനിസ്താന്‍ടെ ഭാഗങ്ങൾ എന്നിവയടങ്ങിയ വിസ്തൃതമായ ഭൂവിക~ ഭൂവിക വിഭാഗമായിരുന്നു മുഗൾ സാമ്രാജ്യം. ഇന്ത്യയെ സംബന്ധിച്ചെടുത്തോളം മുഗൾ ഭരണം സുവർണ്ണ കാലഘട്ടമായിരുന്നു. സമ്പത്ത് ധാരാളം കുമിഞ്ഞുകൂടിയിരുന്നു. അത് ആയത്കൊണ്ട് തന്നെ രാജ്യവികസനത്തിനായി ഒരുപാട് സംഭാവനകൾ മുഗൾ ചക്രവർത്തിമാർ രാജ്യത്തിന് നൽകി. ലോകത്ത് തന്നെ പേരുകേട്ട താജ്‌മഹലും ചെങ്കോട്ടയും ഡൽഹി ജുമാ മസ്‌ജിദും മുഗൾ ഭരണകാലത്തേ സംഭാവനയാണ്. നൂറ്റാണ്ടുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡം അടക്കിവാണ ഒരു മുസ്ലിം രാജപരമ്പരയാണ് മുഗളന്മാർ. ആരംഭം.

പുതിയ ഒരു സാമ്രാജ്യത്തിന്‍ടെ തുടക്കമായി. ഈ കാലത്ത് ഉത്തരേന്ത്യ പല സ്വതന്ത്ര നാട്ടുരാജ്യങ്ങളടങ്ങിയ ഒരു പ്രദേശമായിരുന്നു. ഇവർ പരസ്പരം കലഹിച്ചു ദുര്‍ബല~ ദുർബ്ബലരായിരുന്നു. ദില്ലിയും പരിസരപ്രദേശങ്ങളും ഭരിച്ച ഇബ്രാഹിം ലോധി

നസ്രത്ത് ഷായും വിഘടിച്ച് നിന്നു. മേവാർ ഭരിച്ചിരുന്ന റാണാസംഗ~ സംഗ്രാമിസിംഹയും ചെറിയതോതിൽ ശക്തി നേടിയിരുന്നു. ആയിരത്തിഅഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ ചരിത്ര പ്രസിദ്ധമായ ഒന്നാം പാനിപ്പത്ത് യുദ്ധം പത്തിരട്ടിയോളം വലിപ്പമുണ്ടായിരുന്നു. ഇബ്രാഹിം~ പത്തിരട്ടിയോളം വലിപ്പമുണ്ടായിരുന്ന ഇബ്രാഹിം ലോധിയുടെ സൈന്യത്തെ ബാബർ വളരെ സാഹസികമായി ഏറ്റുമുട്ടലിലൂടെ കീഴ്പ്പെടുത്തി. പിന്നീട് കനത്ത ചെറുത്തുനില്പു നടത്തി മേവാറിലെ രജപുത്രരാജാവ്, റാണ സാഗ്രസിംഹനെ ഖ്വാന എന്ന സ്ഥലത്തു വച്ച് യുദ്ധം ചെയ്ത് തോൽപ്പിച്ചു. ചരിത്രപ്രസിദ്ധമായ ഈ യുദ്ധം ഇന്ത്യാചരിത്രത്തിലെ നിർണ്ണായകസംഭവമായിരുന്നു. വികാസം. ബാബർ സാമ്രാജ്യം സ്ഥാപിച്ചെങ്കിലും ദക്ഷിണ മദ്ധ്യേ~ മദ്ധ്യേഷ്യയിൽ നിന്നുള്ള പുതിയ തിമൂറി ഭരണാധികാരികളെ ഇന്ത്യയിലുള്ളവർ ശക്തമായി എതിർത്തിരുന്നു. ഈ എതിർപ്പുകൾ കാരണം മുഗൾ സാമ്രാജ്യത്തിന് നിലനിൽപ്പിനു തന്നെ ഭീഷണിയുണ്ടായി. ബാബറുടെ പിൻ‌ഗാമികളുടെ കാലത്താണ് മുഗൾ സാ~ സാമ്രാജ്യം ശക്തമായത്. ബാബറിനു ശേഷം വന്ന ഹുമയൂൺ, അക്ബർ എന്നിവരാണ് രാജ്യത്ത് ഏകീകരണവും ഭരണക്രമവും സ്ഥാപിച്ചത്. പഷ്ടൂൺ നേതാവായ ഷേർഷാ സൂരി, ഹുമയൂണിനെ തോൽപ്പിക്കുകയും സാമ്രാജ്യത്തിന്‍ടെ ഒട്ടേറെ ഭാഗങ്ങള്‍ പിടിച്ചടക്കിയെങ്കിലും പത്ത് വർഷത്തിനു ശേഷം ഹൂമയൂൺ തന്നെ ഷേർഷായുടെ ദുർബ്ബലരായ പിൻഗാമികളെ തോൽപ്പിച്ച് ഭരണം പിടിച്ചെടുത്തു. ഹുമയൂണിന്‍ടെയും അക്ബറിന്‍ടെയും കാലത്ത് പുറത്തു നിന്നുള്ള ശക്തികളുടെ അക്രമണങ്ങൾക്കു പുറമേ കന്ദഹാർ, കാബൂൾ തുടങ്ങിയ വടക്കുപടിഞ്ഞാറൻ പ്രവിശ്യകളിലെ മുഗൾ പ്രതിനിധികളായ സ്വന്തം സഹോദരന്മാർ വരെ മുഗൾ ചക്രവർത്തിക്ക് വെല്ലുവിളി~ വെല്ലുവിളികൾ ഉയർത്തിയിരുന്നു.

ഷാ തന്മാഹാസിന്‍ടെ കീഴിലാ അതിനുശേഷം കന്ദഹാറും തെക്കൻ അഫ്ഘാനിസ്താനും ആയിരത്തി തൊണ്ണൂറ്റിയഞ്ചുവരെയും സഫ~ സഫലികൾക്കും കീഴിലായിരുന്നു. ആയിരത്തിഅഞ്ഞൂറ്റി എൺപത്തിയഞ്ചിൽ കാബൂളിലെ വിമതനായിരുന്ന തന്‍ടെ അർദ്ധസഹോദരൻ ഹക്കീം മിർസയുടെ മരണശേഷം അക്ബറിന് സാമ്രാജ്യത്തിന്‍ടെ വടക്കുപടീഞ്ഞാറൻ ഭാഗങ്ങളിൽ സ്വാധീനം ഉറപ്പിക്കാനായി. ഇതോടെ ഉസ്ബെക്കുകളുമായി സന്ധിയിലേർപ്പെടുകയും, കാബൂളിനും പെഷവാറിനും ഇടയിലുള്ള പഷ്ടൂൺകളുടെ വെല്ലുവിളികളെ സമർത്ഥമായി നേരിട്ട് ഈ പ്രദേശങ്ങളിൽ ഭരണസ്ഥിരത കൈവരിക്കാനും കഴിഞ്ഞു. ആയിരത്തിഅഞ്ഞൂറ്റി എഴുപത്തിനാലിൽ സ്വയം യുദ്ധത്തിനു നേതൃത്വം നൽകി കിഴക്കുളള ബിഹാർ, ബംഗാൾ പ്രവിശ്യകൾ അക്ബർ മുഗൾ രാജ്യത്തോടു ചേർത്തു. തെക്കുഭാഗത്ത് ഖണ്ഡേഷും അഹമ്മദാ~ അഹ~ അഹമ്മദ്‌നഗറിന്‍ടെ ഒരു ചെറിയ ഭാഗവും, ബീഹാറും മാത്രമെ അക്ബറുടെ അധീനതയിലുണ്ടായിരുന്നുളളു. ജഹാംഗീർ ഇതിനു മാറ്റമൊന്നും വരുത്തിയില്ല. ഡെക്കാൻ മുഴുവൻ കയ്യടക്കാനുളള ശ്രമം ആരംഭിച്ചത് ഷാജഹാനും ഇതിൽ പൂർണ്ണമായും വിജയിച്ചത് ഔറംഗസേബും ആണ്. ഔറംഗസേബിന്‍ടെ ഒരു കാലത്തോളം സിംഹാസനം ഭദ്രമായിരുന്നു. അതിനുശേഷം വന്ന ദുർബലരായ മുഗൾ ചക്രവർത്തിമാരും അവരുടെ അധികാരമോഹികളായ മന്ത്രിമാരും അവസരവാദികളായ യൂറോപ്യൻ വാണിജ്യസ്ഥാപനങ്ങളും എല്ലാം മുഗൾ സാമ്രാജ്യത്തിന്‍ടെ തകർച്ചക്ക് കാരണമായി. ഭരണം. സുബകൾ. സംഘടിതവും ഫലപ്രദവുമായ ഭരണത്തിനായി അക്ബർ തൻടെ സാമ്രാജ്യത്തെ പന്ത്രണ്ട് സുബകളായും സർക്കാറുകളായും, സർക്കാറുകളെ

കീഴിലായതോടെ സുബകൾ ഇരുപത്തൊന്നായി. സുബകളും തലസ്ഥാനങ്ങളും. കാബൂൾ കാബൂൾ, ലാഹോർ ലാഹോർ, മുൾട്ടാൻ, അജ്മീർ, ഗുജറാത്ത്, അഹമ്മദാബാദ്, ഡൽഹി ഡൽഹി, ആഗ്ര, ആഗ്ര, മാൾവാ ഉജ്ജൈൻ, അവധ് അവധ്, ഇലഹാബാദ് ഇലഹാബാദ്, ബീഹാർ പാറ്റ്ന, ബംഗ്ളാ ടണ്ട ആയിരത്തിഅഞ്ഞൂറ്റിഎഴുപതിനാല് തൊണ്ണൂ~ തൊണ്ണൂറ്റിയഞ്ച്, രാജ്~ രാജ്മഹൽ ആയിരത്തിഅഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ആയിരത്തിഅറുന്നൂറ്റിപ്പത്ത്, ആയിരത്തിഅറുന്നൂറ്റിമുപ്പത്തിയൊൻപത് to ആയിരത്തിഅഞ്ഞൂറ്റിഅൻപത്തിയൊൻപത് ധാക്കാ ആയിരത്തിഅഞ്ഞൂറ്റിതൊണ്ണൂറ്റിയഞ്ചിന് ശേഷമുണ്ടായ സുബകൾ. ബേരാർ, ഖണ്ഡേശ്, അഹമ്മദ് നഗർ, ഒറീസ്സ, കാശ്‌മീർ, തട്ട, കാന്ദഹാർ, ബീഹാർ, ബീജാപ്പൂർ, ഹൈദരാബാദ്. പദവികൾ, അധികാരപരിധികൾ. മുഗൾ ഭരണവ്യവസ്ഥയിൽ പരമാധികാരി ചക്രവർത്തിയായിരുന്നു. ദിവാൻ പ്രധാന മന്ത്രി, മീർ ബക്ഷി സൈന്യത്തലവൻ, മീർ സമൻ രാജകൊട്ടാര നടത്തിപ്പുകാരൻ, സദർ ഉസ്സദർ ദാനധർമ്മങ്ങളുടെ മേൽനോട്ടക്കാരൻ എന്നിവരും ഇവർക്കു കീഴിലായി മറ്റനേകം ഉപമന്ത്രിമാരും അടങ്ങിയതായിരുന്നു ഭരണകൂടം. സുബകളുടെ ഉത്തരവാ~ ഉത്തരാധികാരിയായിരുന്ന സുബേദാർ ഈ സ്ഥാനം ചക്രവർത്തിയുടെ സഹോദരന്മാരോ പുത്രപൗത്രരോ അതുമല്ലെങ്കിൽ വിശ്വസ്തരും പ്രൌഢരുമായ സൈനികത്തലവന്മാരോ ആയിരുന്നു അലങ്കരിച്ചിരുന്നത്. പലപ്പോഴും സമീപസ്ഥ സുബകൾ കൂട്ടത്തോടെ ഒരാളുടെ കീഴിലാക്കുന്ന പതിവും ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഷാജഹാന്‍ടെ അവസാനത്ത്~ അവസാനകാലത്ത് വടക്കുപടിഞ്ഞാറൻ പ്രവിശ്യകൾ ദാരയുടെ കീഴിലും, ഡെക്കാൻ പ്രവിശ്യകൾ ഔറംഗസേബിന്‍ടെ കീഴിലും കിഴക്കൻ പ്രവിശ്യകൾ ഷാ ഷൂജയുടെ കീഴിലും ഗുജറാത്തും പ്രാന്തപ്രദേശങ്ങളും മുറാദിന്‍ടെ കീഴിലും ആയിരുന്നു. ഇടക്കിടെ സുബേദാർമാർക്ക് സ്ഥലമാറ്റവും പതിവായിരുന്നു. സുബേദാർമാരുടെ സഹായത്തിന് ദിവാൻ, അമിൽ, കൊട~ പൊട്ടധർ എന്നിവരാണ് ഉണ്ടായിരുന്നത്.

പലപ്പോഴും ഈ ബഹുമതികൾ തന്നെ പേരായും ഉപയോഗിച്ചു വന്നു. പുതിയ പട്ടം ലഭിക്കുമ്പോൾ അത് പഴയതിനൊപ്പം കോർത്തിണക്കുകയായിരുന്നു പതിവ്. ബഹുമതികൾ അരോഹണക്രമത്തിൽ. ഒന്ന് ഖാൻ. രണ്ട് ഖാൻ ബഹദൂർ. മൂന്ന് നവാബ്. നാല് നവാബ് ബഹദൂർ. അഞ്ച് ജംഗ്, ആറ് ദൗള, ഏഴ് മുൾക്ക്, എട്ട് ഉമാറ, ഒമ്പത് ജാ. മൂ മൂപ്പുചെന്ന രാജകുമാരന്മാർക്കു മാത്രം അവകാശപ്പെട്ട ഈ പട്ടം അതിവിരളമായി പ്രാദേശിക ഭരണാധികാരികൾക്ക് നൽകപ്പെട്ടിരുന്നു. പത്ത് ഷാ മൂപ്പുചെന്ന രാജകുമാരന്മാർക്കു മാത്രം അവകാശപ്പെട്ടത്. മാൻസബ്ദാർ വ്യവസ്ഥ. സാമ്രാജ്യം വികാസം പ്രാപിക്കാൻ തുടങ്ങിയതോടെ, മുഗൾ അനേകം പ്രഭ പ്രഭുക്കന്മാരെ ഭരണകൂടത്തിന്‍ടെ പ്രമുഖസ്ഥാനങ്ങളിൽ നിയമപ്പിച്ചു. തുറാനികൾ എന്നറിയപ്പെട്ട ഒരു ചെറിയ കൂട്ടം തുർക്കിപ്രഭുക്കന്മാർ മാത്രമായിരുന്നു ആദ്യകാലങ്ങളിൽ ഇങ്ങനെ നിയമിക്കപ്പെട്ടിരുന്നത്. എന്നാൽ പിന്നീട് ഇറാനികൾ, ഇന്ത്യൻ മുസ്ലീങ്ങൾ, അഫ്ഘാനികൾ, രജപുത്രർ, മറാഠികൾ എന്നിങ്ങനെ ഈ വൃന്ദം വർദ്ധിച്ചു വന്നു. മുഗളരുടെ ഭരണത്തിനു കീഴിൽ മാൻസബ്ദാർ എന്ന ഒരു തസ്തികയിലായിരുന്നു ഈ പ്രഭുക്കന്മാർ നിയമിക്കപ്പെട്ടിരുന്നത്. മാൻസാബ് എന്നതിന് സ്ഥാനം എന്നും മാൻസബ്ദാർ എന്നതിന് സ്ഥാനി എന്നുമാണ് അർത്ഥം. ഓരോ മാൻസബ്ദാറിനും തന്‍ടെ പദവി നിശ്ചയിക്കുന്ന സാറ്റ് എന്നറിയപ്പെട്ടിരുന്ന ഒരു സംഖ്യ നൽകിയിരുന്നു. സാറ്റ് സംഖ്യ വർദ്ധിക്കുന്തോറും അവരുടെ വേതനവും, സഭയിലെ സ്ഥാനവും, സൈനികചുമതലകളും വർദ്ധിച്ചിരുന്നു.

ജാഗീറുകളിൽ താമസിച്ചിരുന്നില്ല. പകരം ഭൃത്യന്മാരെ ഏർപ്പെടുത്തിയാണ്‌ നികുതി പിരിച്ചിരുന്നത്. കൃഷിക്കാരിൽ നിന്നുള്ള നികുതിയായിരുന്നു മുഗളരുടെ പ്രധാന വരുമാനമാർഗ്ഗം. മിക്കവാറും കൃഷിക്കാരും പ്രാദേശിക ജന്മിമാർ വഴിയാണ്‌ നികുതി ഒടുക്കിയിരുന്നത്. ഇത്തരം പ്രാദേശികജന്മികളെ ജമീന്ദാർ എന്നു വിളിച്ചു. അക്ബറുടെ ധനമന്ത്രിയായിരുന്ന ടോഡർ മാൽ ആയിരത്തിഅഞ്ഞൂറ്റി എഴുപത് എൺപത് വരെയുള്ള പത്തുവർഷകാലയളവിലെ കാർഷികോ ഉൽപാദനം ശ്രദ്ധയോടെ അളന്നു തിട്ടപ്പെടുത്തി അതിന്‍ടെ അടിസ്ഥാനത്തിൽ നികുതി നിശ്ചയിച്ച്‌ ഓരോ പ്രവിശ്യയേയും നികുതിപ്രദേശങ്ങളായി വിഭജിച്ച് അവിടെ ഓരോരോ കാർഷിക വിഭവ വിഭത്തിന്‍ടെ വിളവിന്‍ടെ അടിസ്ഥാനത്തിൽ പ്രത്യേകം നികുതിപ്പട്ടിക പ്രസിദ്ധീകരിച്ചു. ഈ നികുതിരീതിയെ സബ്ത് എന്ന് വിളിച്ചു. എന്നാൽ ഗുജറാത്ത് ബംഗാൾ എന്നിവിടങ്ങളിലെ പ്രാദേ~ പ്രദേശങ്ങളിലെ ഈ രീതി നടപ്പാക്കാൻ സാധിച്ചില്ല. ഭരണത്തിലേയും സൈന്യത്തിലേയും കാര്യക്ഷമത മൂലം മുഗൾ സാമ്രാജ്യം സാമ്പത്തികപരായും, വാണിജ്യപരമായും അഭിവൃദ്ധി പ്രാപിച്ചു. സമ്പല്‍ സമൃദ്ധമായ നാടായിരുന്നു ഇതെന്ന് മറുനാടൻ സഞ്ചാരികൾ വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ താഴെത്തട്ടിലെ ജനങ്ങൾക്കിടയിൽ കടുത്ത ദാരിദ്ര്യവും ഇതോടൊപ്പം തന്നെ നിലനിന്നിരുന്നു. എന്നും ഈ സഞ്ചാരികൾ വിലയിരുത്തുന്നു. പാരമ്പര്യവും പിന്തുടർച്ചാവകാശവും. തങ്ങളുടെ തിമൂർ പാരമ്പര്യം വിളിച്ചോതുന്നതിന്‌ ഓരോ മുഗൾ ചക്രവർത്തിമാരും തിമൂർ മുതലുള്ള തങ്ങളുടെ മുൻ‌ഗാമികളോടൊപ്പം താൻ കൂടി ഇരിക്കുന്ന രീതിയിലുള്ള ചിത്രം നിർമ്മിച്ചിരുന്നു. രാജാവിന്‍ടെ മൂത്ത പുത്രന്‌ രാജ്യത്തിന്‍ടെ പിന്തുടർച്ചാവകാശം നൽകുക എന്ന സാമാന്യരീതി മുഗൾ പിന്തുടർന്നിരുന്നില്ല. മറിച്ച് തിമൂറിന്‍ടെ രീതിയായിരുന്നു അവർ അവലംബിച്ചത്. അതായതു രാജവ~ രാജ്യാവകാശം ചക്രവർത്തിയുടെ എല്ലാ പുത്രർക്കുമായി വീതിച്ചു നൽകുക എന്ന രീതിയായിരുന്നു ഇത്. പലപ്പോഴും മുഗൾ രാജാക്കന്മാർക്കിടയിൽ കലഹം ഉണ്ടാക്കുന്നതിന്‌ ഈ രീതി കാരണമായി. ഇതരഭരണാധികാരികളുമായുള്ള ബന്ധം. തങ്ങളുടെ മേൽക്കോയ്മ അംഗീകരിക്കാത്ത രാജാക്കന്മാരോട് മുഗൾ മുഗളര്‍ നിരന്തരം യുദ്ധം നടത്തിയിരുന്നു. എന്നാൽ മുഗളർ ശക്തി പ്രാപിച്ചതോടെ അനോദം~ അനേകം തദ്ദേശീയഭരണാധികാരികൾ സ്വയമേവ മുഗളരോടൊപ്പം ചേർന്നു. രജപുത്രർ ഇതിന്‌ ഉത്തരമോദാഹര~ ഉത്തമോദാഹരണമാണ്‌. മുഗളർ രജപുത്രരുമായി വിവാഹബന്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. രജപുത്രരിൽ പലരും അവരുടെ പെൺമക്കളെ മുഗൾ ഭരണാധികാരികൾക്ക് വിവാഹം ചെയ്തു നൽകി. ഉന്നത~ ഉന്നതസ്ഥാനമാനങ്ങൾ നേടുകയും ചെയ്തു. ജഹാംഗീറിന്‍ടെ മാതാവ് ഒരു കച്ച്വാഹ രാജകുമാരിയായിരുന്നു. ആംബറിലെ രാജപു രജപുത്രരാജാവിന്‍ടെ പുത്രിയായിരുന്നു അവർ. ഷാജഹാനിന്‍ടെ മാതാവാകട്ടെ, മാർ‌വാഡിലെ രാജപു~ രജപുത്രരാജകുമാരിയുമായിരുന്നു. എന്നാൽ ചില രാജാക്കന്മാർ മുഗളരെ എതിർത്തും നിലകൊണ്ടു. ഇത്തരത്തിൽ ഒരു കൂട്ടരായ സിസോദിയ രജപുത്രർ മുഗളരുടെ മേൽക്കോയ്മ അംഗീകരിക്കാൻ വളരെക്കാലം വിസമ്മതിച്ചു. മുഗളർ ഇവരെ ഒരിക്കൽ എതിർത്തു തോല്പ്പിച്ചെങ്കിലും അവരുടെ വീര്യത്തിന്‌ ബഹുമാനമായി അവരുടെ ഭൂമി തിരിച്ചു നൽകി. എതിരാളികളോടുള്ള ഇത്തരം മാന്യമായ പെരുമാറ്റം അനേകം രാജാക്കന്മാർക്കും പ്രഭു~ പ്രഭുക്കൾക്കുമിടയിൽ മുഗളരുടെ മതിപ്പ് വർദ്ധിപ്പിച്ചു. എന്നാൽ മറാഠ നേതാവ് ശിവജിയോടുള്ള ഔറംഗസേബിന്‍ടെ സമീപനം ഇതിനൊരു അപവാദമാണ്‌. വെല്ലുവിളികൾ. അക്ബറുടെ കാലത്ത് ജഗീറുകളിൽ നിന്നു പിരിക്കുന്ന നികുതിയും മാൻസബ്ദാറുകൾക്കുള്ള വേതനവും ഒരു തുലനാവസ്ഥയിലായിരുന്നു. എന്നാൽ ഔറംഗസേബിന്‍ടെ കാലമായപ്പോഴേക്കും മാൻസബ്ദാറുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു. അയ്യായിരത്തിലധികം സാറ്റ് സംഖ്യയുള്ള ഇരുപത്തിയൊൻപത് മാൻസബ്ദാറുകൾ മാത്രമേ അക്ബർക്കു കീഴിലുണ്ടായിരുന്നെങ്കിൽ ഔറംഗസേബിന്‍ടെ~ ഔറംഗസേബിന്‍ടെ കാലമായപ്പോഴേക്കും ഇത് ഇരുപത്തിയൊൻപത്തിൽനിന്നും എഴുപത്തിയൊൻപതായി വർദ്ധിപ്പിച്ചു.

ചില പ്രദേശങ്ങളിൽ ജമീന്ദാർമാർക്ക് കാര്യമായ സ്വാധീനശക്തിയുണ്ടായിരുന്നു. മുഗളരുടെ ചൂഷണം കർഷകരിൽ കാര്യമായ എതിർപ്പിന്‌ കാരണമായി. ചിലയിടങ്ങളിൽ ജമീന്ദാർമാരും കൃഷിക്കാരും ഒത്തുചേർന്ന് മുഗൾ ഭരണാധികാരികളെ വെല്ലുവിളിക്കാനാരംഭിച്ചു. കർഷകരുടെ ഇത്തരം എതിർപ്പുകൾ പതിനേഴാം നൂറ്റാണ്ടിന്‍ടെ അവസാനമായപ്പോഴേക്കും സാമ്രാജ്യത്തിന്‍ടെ നിലനിൽപ്പിനെത്തന്നെ ചോദ്യം ചെയ്‌തു. പ്രഭുക്കൾ പിരിക്കുന്ന നികുതിയിൽ നിന്നും ചക്രവർത്തിക്കുള്ള വിഹിതം ആദ്യമ~ ആദ്യകാലങ്ങളിൽ കാര്യക്ഷമമായി എത്തിയിരുന്നു. എന്നാൽ പതിനേഴാം നൂറ്റാണ്ടിന്‍ടെ അവസാനമായപ്പോഴേക്കും പ്രഭുക്കളുടെ സ്വാർത്ഥത മൂലം സാമ്രാജ്യത്തിലേക്കുള്ള നികുതി പിരിവ് ഗണ്യമായി കുറഞ്ഞു. മുഗൾ ഭരണകാലത്ത് സമൂഹത്തിന്‍ടെ മേൽത്തട്ടിലുള്ളവർ അഭിവൃദ്ധി പ്രാപിച്ചെങ്കിലും ജനങ്ങൾക്കിടയിലെ സാമ്പത്തികമായി അന്തരം വളരെ വലുതായിരുന്നു. ഷാജഹാന്‍ടെ ഭരണകാലത്തെ ഇരുപതാം ഇരുപത് ആം വർഷത്തെ രേഖകൾ അനുസരിച്ച് ആകെ എണ്ണായിരം മാസബ്ദാറുകളിൽ നാനൂറ്റിനാല്പത്തിയഞ്ച് പേർ ഏറ്റവും ഉയർന്ന സാറ്റ് സംഖ്യ ഉള്ളവരായിരുന്നു. മാൻസബ്ദാറുകളിൽ വെറും അഞ്ചു ശതമാനത്തിനു മുകളിൽ വരുന്ന ഇക്കൂട്ടർ ആകെ നികുതിവരുമാനത്തിന്‍ടെ അറുപത്തിയൊന്ന് point അഞ്ചുശതമാനം തുക അവരുടേയും, അവരുടെ കീഴിലുള്ളവരുടേയും വേതനമായി കൈപ്പറ്റിയിരുന്നു. മുഗൾ ചക്രവർത്തിമാരും അവരുടെ മാൻസബ്ദാർമാരും വരുമാനത്തിന്‍ടെ ഏറിയ പങ്കും ശമ്പളം കൊടുക്കുന്നതിനും സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിനുമാണ്‌ ചെലവഴിച്ചിരുന്നത്. അവർക്ക് സാധനങ്ങൾ നൽകിയിരുന്ന കൃഷിക്കാരും കരകൗശലവിദഗ്ദ്ധരും ഇതു കൊണ്ട് ഗുണം ലഭിച്ചുവെങ്കിലും അവരിൽ നിന്ന് ഈടാക്കുന്ന ഭീമമായ നികുതി കിഴിച്ചാൽ അവരുടെ കൈയ്യിൽ നീക്കിയിരുപ്പ് ഒന്നും തന്നെയുണ്ടായിരുന്നില്ല. വൻ‌കിട കൃഷിക്കാരും, നിർമ്മാതാക്കളും, കച്ചവടക്കാരും, പണമിടപാടുകാരും ഇക്കാലത്ത് ധാരാളം ലാഭം നേടി. അവസാനം. പതിനേഴാം നൂറ്റാണ്ടിന്‍ടെ അവസാനമായപ്പോഴേക്കും ധാരാളം ധനവും വിഭവങ്ങളും കൈകാര്യം ചെയ്തിരുന്ന പ്രഭുക്കന്മാർ വളരെ ശക്തിശാലികളായി. കാലക്രമേണ മുഗൾ ചക്രവർത്തിക്ക് സ്വാധീനം കുറഞ്ഞതോടെ ചക്രവർത്തിയുടെ സേവകർ അവരവരുടെ മേഖലകളിൽ ശക്തമായ അധികാരകേന്ദ്രങ്ങളായി പരിണമിച്ചു. ഹൈദരബാദ്, അവാധ്, ബംഗാൾ തുടങ്ങിയ ഇടങ്ങളിലെ അധികാരം അവർ സ്വതന്ത്രമായി പിടിച്ചെടുത്തു. എന്നിരുന്നാലും ദില്ലിയിലെ മുഗൾ ചക്രവർത്തിയെ അവരുടെ നേതാവായി അപ്പോഴും അംഗീകരിച്ചിരുന്നു. ചക്രവർത്തി ഔറംഗസേബിന് തന്‍ടെ കിഴിലുള്ള പ്രഗു~ പ്രഭുക്കന്മാരോടുള്ള അവിശ്വാസം നിമിത്തം ഭരണകാര്യങ്ങൾ കൂടുതൽ കേന്ദ്രീകൃതമാക്കുകയും ഇത് ഭരണം താറുമാറാക്കുകയും ചെയ്തു. ആയിരത്തിഎഴുനൂറ്റി ഏഴിൽ ഔറംഗസേബ് മരണമടഞ്ഞതിനെത്തുടർന്ന് സാമ്രാജ്യം തുണ്ടം തുണ്ടമായി അശക്തരായ പിൻഗാമികളുടെ കൈയിലായി. ഇതോടെ തെക്കുനിന്നും മറാഠരും, വടക്കുപടിഞ്ഞാറു നിന്ന് പേർഷ്യക്കാരും മുഗളർക്കെതിരെ ആക്രമണങ്ങളാരംഭിച്ചു. ആയിരത്തിഎഴുനൂറ്റി മുപ്പത്തിയൊൻപതിൽ പേർഷ്യയിൽ നിന്നുമെത്തിയ നാദിർ ഷാ, ദില്ലി ആക്രമിച്ചു കീഴടക്കുകയും ധാരാളം സമ്പത്തു കൊള്ളയടിച്ചുകൊണ്ടു പോകുകയും ചെയ്തു. അറുപതു ലക്ഷം രൂപ, ആയിരക്കണക്കിന്‌ സ്വർണനാണയങ്ങൾ, ഒരു കോടിയോളം വിലമതിക്കുന്ന ഒരു കോടിയോളം വിലമതിക്കുന്ന സ്വർണപാത്രങ്ങൾ, അമ്പട്~ അമ്പതു കോടിയോളം വിലമതിക്കുന്ന ആഭരണങ്ങൾ, ഇതിനുപുറമേ മയൂരസിംഹാസനവും കൊള്ളയിടക്കപ്പെട്ടു. തുടർന്ന് അഫ്ഘാൻ ഭരണാധികാരിയായിരുന്ന അഹമ്മദ് ഷാ അബ്ദാലിയും ആയിരത്തിഎഴുനൂറ്റിനാല്പത്തിയെട്ട് മുതൽ ആയിരത്തിഎഴുനൂറ്റിഅറുപത്തിയൊന്ന് വരെയുള്ള കാലയളവിൽ അഞ്ചു തവണ ഉത്തരേന്ത്യ ആക്രമിച്ചു. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്.

ആ നമസ്കാരം എവിടെയാ ഇള്ളത് ഞാന് നാട്ടില് ഇണ്ട് എന്തെയ് ഏർ free ആണോ ഇപ്പൊ അതെ അതെ free ആണ് പറഞ്ഞോളൂ ആ okay ഞാന് ഒരു മാസിക തയ്യാറാക്കുന്നുണ്ട് അപ്പോ അതുമായി ബന്ധപെട്ടിട്ട് ഏർ sports ന്റെ കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടീട്ടായിരുന്നു cricket സാംബന്ധിച്ചിട്ട് അതൊന്നു പറഞ്ഞരാൻ കയ്യോ ഏർ ഓ തീർച്ചയായിട്ടും cricket നെ പറ്റിയാണല്ലെ എനിക്ക് cricket നെ പറ്റീട്ട് അങ്ങന കൂടുതലായിട്ട് അറിവ് ഏർ അറിവില്ല പക്ഷെ ഞാന് എനിക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു തന്നാ മതിയോ ഓ മതിയാവും മതിയാവും ആ just starting മുതൽ history മുതലൊക്കെ കിട്ടാണെങ്കിൽ വെ വലിയൊരു ഉപകാരായി ഏർ അതിനെ കുറിച്ച് details ആയ് detailed ആയിട്ടൊന്ന് പറഞ്ഞരാൻ കഴിയുവെങ്കിൽ ഓ തീർച്ചയായിട്ടും അതിനിപ്പെന്നാ കുഴപ്പൊന്നുല്ല അപ്പോ ഈ cricket എന്നറിയപ്പെടുന്നത് നമുക് cricket നെ പറ്റിയ history പറ്റി തുടങ്ങാം അപ്പോ എനിക്ക് cricket ന്റെ ഉത്ഭവം എന്നതിനെ കുറിച്ചിട്ട് official ആയിട്ട് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും നമ്മുടെ ഇംഗ്ലണ്ട് ആണ് എന്നൊരു പറയുന്നുണ്ട് ഒരു rumour ഇംഗ്ലണ്ട് ആണ് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇ cricket നമ്മുടെ ആദ്യമായി ഈ ഇന്ത്യയിലൊക്കെ പിന്നെ വളരെ famous ആയിട്ടൊരു ഒരു sportsitem ആണ് പക്ഷെ ഇത് നമ്മളെ ഒരു european countries ലൊക്കെ പോയാല് ഈ cricket എന്ന അത്രത് അത്ര പരിചയം ഉള്ളൊരു പിന്നെ sports item അല്ല കാരണം എന്തേയ് വച്ചാല് ഈ common wealth രാജ്യങ്ങളിലാണ് ഈ cricket എന്നൊരു cricket കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഈ common wealth രാജ്യം common wealth രാജ്യങ്ങൾ എന്ന് പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ british ഇല്ലെ british ന്റെ അതീനതയിലുള്ള പ്രദേശങ്ങളായാണ് common wealth രാജ്യങ്ങൾ അതായത് നമ്മുടെ ഇന്ത്യ british അതീനതയിലായിരുന്നല്ലോ അപ്പൊ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലാണ് cricket ഏർ ആദ്യ cricket വളർന്ന് വളർന്നത് എന്ന് വേണെങ്കിൽ പറയാം നമ്മുടെ ഇന്ത്യയിലത് തന്നെ അതുകൊണ്ടു തന്നെ cricket ഒക്കെ വളരെ പ്രസിദ്ധമാണ് ഇങ്ങള് കെ നമ്മുടെ ഇന്ത്യയുടെ കളിയൊക്കെ കാണാറിണ്ടോ

നമുക്ക് അഹ് അല്ലാണ്ട് അറിവില്ല ആ അങ്ങനെയാണല്ലേ പിന്നെ ഈ cricket ലെ കുറെ നിയമങ്ങളോക്കിണ്ട് അതായത് football ല് കുറെ നിയമങ്ങളിണ്ടല്ലോ അതെ പോലെത്തന്നെയാണീ cricket ലും നമ്മുടെ no ball ഉണ്ട് free hit wide പിന്നതുപോലെ six four ഏർ പിന്നതെ പോലെ അങ്ങന runout അങ്ങനെ കുറെ ഇണ്ട് okay ഏർ എന്തൊക്കെയാണ് cricket ൽ എന്താ നിയമങ്ങളൊന്നും പറഞ്ഞരാൻ കയ്യോ അതില് കുറെ കളി കളിക്കാരെ കുറിച്ചിട്ടും അം umpire മാരെ അതുപോലെ തന്നെ scorer എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംഭവിണ്ടല്ലോ കേട്ടിട്ടുണ്ട് അപ്പൊ അതൊന്ന് അറിയുവെങ്കില് പറയാൻ കയ്യോ അതായത് നമ്മുടെ cricket ലെ അല്ല ഒരു team ലെ രണ്ടു team ആയിട്ടായിരിക്കും മത്സരം അതായത് ഒരു team ൽ ഏകദേശം പതിനൊന്നു പേരുണ്ടായിരിക്കും ഈ പതിനൊന്നു പേരില് ഒരു ഏർ ഒരു captain ഉണ്ടായിരിക്കും അതുപോലൊരു wise captain ഉണ്ടായിരിക്കും ഒരു wicket keeper ഉണ്ടായിരിക്കും ഇങ്ങനെ രണ്ടു team ലും captain മാരും wise captain മാരും keeper മാരും ഉണ്ടായിരിക്കും അപ്പോ ഇതെങ്ങെനെ വെച്ചാല് ഏറ്റവും കൂടുതൽ score നേടുന്ന team ആണ് ആ കളിയിലെ വിജയി എന്ന് വേണിൽ പറയാം പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ umpire മാരുണ്ട് ഈ കളിയിൽ ഈ umpire മാരെന്നറിയപ്പെടുന്നത് നമ്മുടെ ഈ football ല് referee മാരെ പോലെയാണ് നമ്മളെ cricket ല് umpire മാർ ഓ അത് ശരി അപ്പോ ഏർ ആ okay ഉം just പേര് മാറുന്നു എന്ന് മാത്രല്ലേ umpire ഉ referee അങ്ങനെ അല്ലെ അതെ അതെ നമ്മടെ ഇ cricket പിന്നെ football ഇന് referee മാരാണ് കാളി നിയന്ത്രിക്കുന്നത് അത് പോലെ തന്നാണ് cricket ല് പിന്നെ umpire മാര് ഇവര് ഏകദേശം ഒരു കളി നടക്കുമ്പോഴേ നമുക്ക് അറിയ പിന്നെ നമ്മുടെ pitch ല്

ആ കളിക്കാരന് ആ പിന്ന ആ decision എതിരെ നമുക്ക് വേണീ appeal പോവാം അല്ലെങ്കിൽ ആ decision തെറ്റാണ് എന്ന് തോന്നിയാല് നമുക്ക് third umpire ന്റെ സഹായം തേടാവുന്നതാണ് അദ്ദേഹം screen ല് check ചെയ്തിട്ട് ഒരു തീരുമാനം എടുക്കും okay okay

അതെ അതെ നമ്മള് ഞാൻ പറഞ്ഞ പോലെ ഇത് പിന്നെ ഒരു batsman ഉണ്ടായിരിക്കും പിന്നെ batsman ആണ് score ചെയ്യുന്നത് ഏകദേശം cricket പറയുമ്പം മൂന്ന് format ലാണ് cricket ഉള്ളത് അതായത് ഒന്ന് ഏകദിനം പിന്നെ രണ്ടാമത് twenty twenty മൂന്നാമത് test okay അവര് കൊടുക്കാൻ കയ്യോ ആ തീർച്ചയായിട്ടും നമ്മളെ ഈ cricket twenty twenty എന്നറിയപ്പെടുന്നത് എന്താ വെച്ചാല് ഇരുപത് over ആയിരിക്കും കളി പിന്നെ അതാണീ cricket ന്റെ ഏറ്റവും ചുരുക്കമായിട്ടുള്ള രൂപം twenty twenty എന്നറിയപ്പെടുന്നത് പിന്നെയുള്ളത് ഏകദിനമാണ് ഈ ഏകദിനം എന്നറിയപ്പെടുന്നത് ഏകദേശം ഏർ ഒരു team ൻ അമ്പത് over bat ചെയ്യാ മറ്റ് അങ്ങനെ ഏർ അതാണ് പിന്നെ അടുത്ത ഉള്ളത് test ആണ് test ഏകദേശം

അഞ്ച്‌ ദിവസം ഒരുകൾ കളിനടക്കുമെന്നോ അതെ അതെ അതായത് ഈ അഞ്ച്‌ രാത്രിയൊന്നും കളി നടക്കൂല ഏകദേശം ഒരു ദിവസം അഞ്ച്‌ ദിവസം എന്ന് പറയുമ്പം ഒരീസം തൊണ്ണൂറ് over ഏർ കളിക്കും അങ്ങനെ അഞ്ച്‌ ദിവസം ഓ ഓ സഹ്രി അപ്പൊ മൂന്ന് രീതിയിലൊക്കെ ആയിട്ടാണ് ഇത് കൊണ്ടുപോവുന്നതല്ലെ അതെ അതെ അതെ

അതെ അതെ അതായത് നമുക്ക് വേണെങ്കി ഇപ്പൊ ഏർ നമിപ്പോ ഒരു toss ചെയ്ത രണ്ടു team ലെയും captain മാര് വന്നിട്ട് ഒരൂ ഉം ആൾ toss ഇടും അദ്ദേഹത്തിന് പിന്നെ ഏർ എന്താ പറയാ bowling വേണം batting വേണോ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ toss നേടിയ ആൾക്ക് വേണെങ്കില് ഒന്നുങ്കിൽ bowling choose ചെയ്യാം അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണെങ്കിൽ batting ഉം choose ചെയ്യാൻ കഴിയും okay okay ഇതിലെ runout ന്ന് പറഞ്ഞ എന്താണ് അതായത് run out പറയുന്നത് നമുക്ക് ground ല് നിങ്ങള് പിന്നെ cricket ground കണ്ടിട്ടുണ്ടോ കളിക്കുന്നത് ആ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അവിടെ നമ്മളൊരു ഒരു രണ്ട് stump കണ്ടിട്ടുണ്ടാവും ഈ side ലും ആ side ലു ആയിട്ട് okay അതായത് അപ്പോ ഈ പിന്നെ run എന്ന് അറിയപ്പെടുന്നത് ഈ batsman അങ്ങോട്ടു ഇങ്ങട്ടും ഓടും അപ്പൊ ഇതിവര് രണ്ട് ഓട്ടം പൂർത്തിയാക്കുന്നതിന് മുമ്പേ ഒരു ഏർ പിന്നെ ഒരു fielder ഓ പിന്നെ bowler ഓ പിന്നെ പന്തെടുത്തിട്ട് ആ stump ൽ പന്തടിച്ചാല് അവര് out ആവും

അങ്ങനെ ആണ് run out എന്നറിയപ്പെട്ടുന്നത് പിന്നെ നമ്മടെ ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യയിലില്ല പിന്നെ ലോകത്തിലെ ഏറ്റവും മികച്ച cricket players നെ കുറിച്ചുള്ള ഏർ വിവരൊക്കെ അറിയോ ഇല്ലില്ല അറിയില്ല ഇത് ഏർ ആരൊക്കെയാണ് അതില് main ആയിട്ട് നിക്കുന്ന ആൾകാർ indian team ല് okay നമ്മളെ ഇന്ത്യയിൽ ഏറ്റവും മികത്തി മികച്ച players നെ കുറിച്ചൊന്നും അറിയില്ലേ ആ സച്ചിനെ അറിയാം പിന്നെ അങ്ങനെ ധോണി ഏർ അത്പോലെ ഗാംഗുലി ദ്രാവിഡ് ഒക്കെ അറിയാ

ഏർ സച്ചിൻ ടെണ്ടുല്കർ ms ധോണി നമ്മുടെ രാഹുൽ ദ്രാവിഡ് സൗരവ് ഗാംഗുലി അനിൽ കുംബ്ലെ ഇഅവരൊക്കെ ഒരു നമ്മുടെ ഒരു ഒരു ഇവര് ഇന്ത്യയിൽ ഒരു സമയങ്ങളൊരു മികച്ച players ആയിരുന്നറിയാ നമ്മുടെ രാഹുൽ ദ്രാവിഡോക്കെ ഇന്ത്യയുടെ വന്മതിൽ എന്നാണ് cricket ൽ അറിയപ്പെടുന്നത് കാരണത്തെ അദ്ദേഹോ ടെ test ൽ ഏറ്റവും ഒരു മികച്ച താരമായിരുന്നു അദ്ദേഹം ഓ അങ്ങനെയാണല്ലേ ഇതിൽ ശ്രീ ശാന്തോകെ ഉണ്ടായിരുന്നില്ലേ ഏർ അത് അ അദ്ദേഹം ഏർ indian team ൽ കളിക്കുന്നുണ്ടോ അദ്ദേഹം തീർച്ചയായിട്ടും indian team ൽ കളിച്ചിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തെ പറ്റി പറയുമ്പോഴാണ് നമ്മൾ ഇ IPL നെ പറ്റി പറയുന്നത് കാരണം അദ്ദേഹത്തിന് ഏകദേശം രണ്ടു മൂന്ന് വർഷത്തോളം ഇ അന്താരാഷ്ട്ര cricket നിന്നും ഒരു ban കിട്ടുകയുണ്ടായി അത IPL ൽ ഒരു ഒത്തുകളി വിവാദത്തക് മൂലമാണ് അദ്ദേഹം പിന്നെയൊരു മികച്ചൊരു ഇന്ത്യ കളിക്കാരനായിരുന്നു ശ്രീശാന്ത് ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഏഴില് രണ്ടായിരത്തി ഏഴില് world cup ഇന്ത്യ നേടിയെടുത്ത സമയത്തെ അവസാന over ball ചെയ്തിരുന്നത് ശ്രീശാന്ത് ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ ഓന്റെ മികച്ചൊരു over ലാണ് അന്ന് ഇന്ത്യ പാകിസ്താനെതിരെ cup ഉയർത്തിയത് world cup ഓ അത് ശരിയാ ഇത് ഒത്ത് കളി അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഇണ്ടായിട്ടാണ് അപ്പോ ban ചെയ്തിട്ടുണ്ടാവല്ലേ തിരിച്ചു കേറിയോ അതോ പിന്നെ ഏർ അങ്ങനെ പോയോ അത് അദ്ദേഹം എന്ത് വെച്ചാൽ ഏകദേശം അദ്ദേഹത്തിനൊരു കുറെ വർഷായിട്ട് അദ്ദേഹം പിന്നെ നമ്മുടെ IEBICCBCCI യൊക്കെ അറിയപ്പെടും ഇതൊക്കെ ഈ cricket നെ പിന്നെ control ചെയ്യാ നമ്മുടെ cricket നെയൊക്കെ control ചെയ്യുന്ന

അപ്പോ ഇവരൊക്കെ എന്താട്ടി പിന്നെ നമ്മുടെ ശ്രീ ശാന്തിനി പിന്നെ ഏകദേശം വിലക്കേർപ്പെടുത്തി അന്താരാഷ്ട്ര football ൽ നിന്ന് ഏകദേശം ഒന്നോ രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പേ അദ്ദേഹത്തിന് ആ വിലക്ക് നീക്കി okay okay അയ്‌ശരി ഇപ്പൊ കളിക്ക് അങ്ങനെ indian team ലൊന്നുല്ല അല്ലെ ഇല്ലില്ല പക്ഷെ എന്തെവെച്ചാൽ അദ്ദേഹത്തിന് ഈ ഇത്രേം കാലം കാലിക്കാത്തൊണ്ട് അദ്ദേഹത്തിനൊരു മികച്ച form ൽ അല്ല ഈ നമ്മുടെ ഇ ഇപ്രാവശ്യം നടന്ന IPL ന്റെ ലേലത്തിനൊക്കെ അദ്ദേഹം പിന്നെ നിന്നിരുന്നു പക്ഷെ അദ്ദേഹത്തിനെ തിരഞ്ഞെടുക്കാൻ ഒരു team ഉം തയ്യാറായില്ല ഓ അത് വല്ലാത്തൊരു ഏർ ഇതായില്ലേ കാരണം ഒരു ചീത്തപ്പേര് വന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോ അദ്ധെഅഹത്തെ ഏർ തിരഞ്ഞെടുക്കാതിരുന്നത് അതെ തീർച്ചയായിട്ടും കാരണം അദ്ദേഹമന്ന് രാജസ്ഥാൻ ചെന്നൈക്കുള്ള ഒരു മത്സരത്തിനിടെ ആയിരുന്നു അദ്ദേഹം ഒരു പിന്നെ ഒത്തുകളി വിവാദം നടത്തിയത് അതായത് വാതുവെപ്പിന് പിന്നെ മറ്റു batsman മാർക്ക് കൂടുതൽ run വിറ്റുകൊടുക്കാൻ വേണ്ടീട്ട് ഒത്തുകളി വിവാദൊക്കെ നടത്തിയത് അങ്ങനെ അദ്ദേഹം പിടിക്കപ്പെടുകയായിരുന്നു അത് ശരിക്കും നടന്ന സംഭവം തന്നെ ആണോ അതോ ഊഹായപോഹത്തിന്റെ പേരിൽ ban ചെയ്തതാണോ തീർച്ചയായിട്ടും ഊഹാപോഹമല്ല അത് തീർച്ചയായിട്ടും നടന്നതാണ് അങ്ങനെ പിന്നെ ആ രണ്ട് team കാലായിരുന്നു ഉണ്ടായിരുന്നത് രാജസ്ഥാൻ royals ഉമ്മത് പോലെ ചെന്നൈ super kings ഉം അങ്ങനെ പിന്നെ IPL നന്നെ അവർക്ക് ഏകദേശം രണ്ടു വർഷത്തോളം വിലക്കൊക്കെ ഉണ്ടായി അപ്പോ ഇത് സത്യത്തിൽ നമ്മളെ രാജ്യത്തിനെ അല്ലെങ്കിൽ നമ്മളെ ഏർ ഇതിനെ എ എതിരായിട്ട് രാജ്യത്തിനെ അല്ല ആഹ് ഏർ ഇപ്പൊ ഇങ്ങനെ ആ നിക്കുന്ന team നെ ചതിക്കുന്നതിന് തുല്യമല്ലെ ഇങ്ങനെ ചെയ്യുന്നത് തീച്ചയായിട്ടും നല്ല ചീത്തപ്പേരുണ്ടായിരുന്നു നമ്മുടെ IPL നൊക്കെ കാരണം ഒരു മറ്റു ടീ മറ്റൊരു team ന് വേണ്ടി ഇത്രഞ്ഞെ വിട്ട് കൊടുക്ക ഏകദേശം നമ്മുടെ നമ്മള് കാണികള് നമ്മളൊക്കെ എന്താ വിചാരിക്കുന്നെ നമ്മളൊക്കെ ഇവര് നല്ല കളിയാണെന്നൊക്കെല്ലേ വിചാരിക്കുവാ അവര് തമ്മിലൊരു കള്ളകളി കളിച്ചിട്ട് അവരൊരു ഒത്തുതീർപ്പ് ഉണ്ടാക്കി കൂടുതൽ ലാപത്തിന് വേണ്ടീട്ട് എതിർ team ന് run out കൊടുക്കാൻ വേണ്ടീട്ടായിരുന്നു plan പക്ഷെ ഇത് പിടിക്കപ്പെടുകയും

ഓ ഒ team ന് ആന്നോ അതോ മൊത്തത്തില് ആണോ അതോ ഈ ശ്രീശാന്തിന് മാത്രമായിട്ടാണോ അങ്ങനല്ല ശ്രീശാന്തിനും ഏകദേശം ശ്രീശാന്ത് ഉൾപ്പെടെ മൂന്ന് അല്കാറുണ്ടായിരുന്നു ഈ മൂന്ന്പേർക്കും ഏകദേശം അല്ല പിന്നെ ആ ഒരു ശ്രീശാന്തും വേറെ രണ്ട് players ഊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഈ മൂന്ന് players ന് മാത്രായിട്ട് ഒരു ban കിട്ടി അന്ന് പിന്നെ ആഹ് പിന്നെ അന്താരാഷ്ട്ര cricket ഇന്നും പുറമെ ഈ രണ്ട് team കളുണ്ടായിരുന്നു ഇവരുടെ management ഉം തമ്മിൽ എന്തൊക്കയോ പ്രശ്നങ്ങളുണ്ടായിനു അപ്പൊ ഈ രണ്ട് team നും കൂടിയിട്ട് ഒരു രണ്ട് വര്ഷത്തേക് IPLban ചെയ്തു. ഓ അത് ശരി എന്താ ഒക്കെ ഉം okay പിന്ന വേറെ എന്തൊക്കെയാ ഇതിൽ കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ ഇപ്പോ ധോണിയൊക്കെ വിരമിച്ചല്ലോ ലെ ഇല്ലില്ല ധോ അഹ് ധോണി തീർച്ചയായും ധോണി അന്താരാഷ്ട്ര cricket ൽ നിന്ന് വിരമിച്ചു ധോണി ഇപ്പൊ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നില്ല എന്നാല് അദ്ദേഹം ഇ IPL ഉണ്ടല്ലോ IPL കാണാറുണ്ടോ

ഏർ അദ്ദേഹം IPL ന് വേണ്ടി കളിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ team ആണ് ചെന്നൈ super kings Indian premier league ൽ ഏകദേശം ഏർ IPL ൽ ഏകദേശം പത്തോളം team കളുണ്ട് ഇപ്പോ നടന്നോണ്ടിരിക്കുന്ന ഒരു അത് ഈൽ കളിക്കുന്ന team കളെന്ന് പറഞ്ഞാല് മുംബൈ indians ചെന്നൈ super kings കൊൽക്കത്ത knight riders ഏർ ലക്നൗ super gia giants അത് പോലെ തന്നെ royal challengers ബാംഗ്ലൂർ പിന്നെ രാജസ്ഥാൻ royals നമ്മുടെ രാജസ്ഥാൻ royals ന്റെയൊക്കെ captain എന്നറിയപ്പെടുന്നത് നമ്മുടെ സഞ്ജു V സാംസൺ ആണ് അദ്ദേഹം ഒരു മലയാളിയും കൂടിയാണ് അ അത് എന്താ പേര് പറഞ്ഞത് സച്ചിൻ സഞ്ജു v സാംസൺ സഞ്ജു വിശ്വനാഥ സാംസൺ

കളിയുണ്ട് IPL ൽ പിന്നെ ഏകദേശം ഏഴരയോടെ ആണ് കളി തുടങ്ങ ഇപ്പൊ കളി നടക്കുന്നുണ്ട് രാജസ്ഥാൻ royals ഉം നമ്മുടെ ചെന്നൈയുടെ ഏർ ചെന്നൈ super kings ഉം ഏകദേശം സഞ്ജുവിന് എനിക്ക് തോന്നുന്നു പൂജ്യം run ആണ് എടുക്കാൻ കഴിഞ്ഞത് പിന്നെ രാജസ്ഥാൻ royals ഏർ പിന്നെ ഇരുപത് over ആയപ്പോ നൂറ്റി എഴുപത്തി അഞ്ചില് എട്ട് ഓ ഇതിപ്പോ പൊ ഇപ്പ നിലവിലുള്ള score ആണോ പറഞ്ഞത് അതെ ഇപ്പോ ചെന്നൈ super kings ആണ് bat ചെയ്യുന്നത് അവർക്ക് ആദ്യത്തെ wicket നഷ്ടപ്പെട്ടിട്ടുണ്ട് ഓ അത് ശരി okay okay ഏർ ഇതിപ്പോ ഇത് ഏത് team ആ ഏർ മൊത്തത്തിൽ നോക്കുമ്പോ നല്ല team ആയിട്ട് തോന്നുന്നേ ഏർ എല്ലും മികച്ച team കളന്നെ പക്ഷെ എന്ന് വെച്ചാല് ചെന്നൈ super kings ല് ഏകദേശം നാലോളം cup ഉണ്ട് പക്ഷെ ഇൻ ഈ IPL ൽ ഏറ്റവും മികച്ച team എനിക്ക് തോന്നുന്നു മുംബൈ indians ആണ് കാരണം നമ്മുടെ ഒരു രോഹിത് ശർമ്മയാണ് അതിന്റെ captain അത് പോ അതുകൂടാതെ തന്നെ അവർക്ക് ഏകദേശം അഞ്ച്‌ അവരേകദേശം അഞ്ച്‌ തവണ പിന്നെ IPL ന്റെ ഏർ champions ആയിട്ടുണ്ട് ഓ okay okay okay okay okay എന്തായാലും ഇത് ക് ഒരുപാട് ഒരുപാട് വിവരങ്ങള് നാളെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം ഏർ മാസിക തയ്യാറാക്കാൻ ഉണ്ട ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി okay അപ്പോ ഇനി എന്തായാലും വിളിക്ക ഏർ ഇനി ഏർ എന്തേലും ഇന്ടെങ്കി വിളി വിളിച്ചൂടെ ആ തീർച്ചയായിട്ടും വിളിക്ക കാരണം cricket നെ കുറിച്ച് എനിക്ക് ഞാൻ അത്ര ഒരു അറിവുള്ള ആളില്ലെങ്കിലും ഞാൻ cricket പതിവായി അധികവും കാണാറ് ഇല്ല അപ്പൊ ഏർ പിന്നെ നിങ്ങക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും പിന്നെ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ആവശ്യമാണെങ്കിലും